ആഹ് എന്ത് പറ്റി? sound ഒക്കെ ആകെ മാറിയിരിക്കണു. എന്തേ? വയ്യേ? എന്താ പറ്റിയേ? അയ്യോ കൊറോണ പെട്ടോ. പ്പ എപ്പഴാ test ചെയ്തത്. എപ്പഴാ positive ആന്ന് അറിഞ്ഞത്? ഹും സത്യം പറഞ്ഞാല്‍ ഇപ്പ വീട്ടില് നമ്മളീ കൊറോണ എപ്പഴാച്ചാ full കൊറോണ ആയ കാരണം ആകെ എപ്പോഴാ ആര്‍ക്കാ പിടിക്കുക എന്നൊന്നും പറയാന്‍ പറ്റില്ല. പിന്നെ mask ഒക്കെ വച്ച് നടന്നാ തന്നേ രക്ഷയുള്ളൂ. പക്ഷേ, ഇപ്പൊ മറ്റേ വീട്ടില് കേറി ഇങ്ങനെ room ലിരുന്ന് ഇരിക്കാന്നു മാത്രം. നമുക്കുള്ള food ഉം, കാര്യങ്ങളും ഒക്കെ അവിടെ എത്തിച്ചു തരൂന്ന് മാത്രം. പക്ഷേ, ഈ സമയത്തു വല്ലോം വായിക്കുകയും ഒക്കെ ചെയ്തുന്നു വച്ചാല്‍ ബോറടി ഒഴിവാക്കാം. പക്ഷേ, നല്ല തലവേദനയും, മേല് വേദനയൊക്കെ ആവുമ്പോ ഒന്നും വായിക്കാനും പറ്റുണ്ടാവില്ല. അതാണ് പ്രശ്നം. അയ്യോ! മുത്തശ്ശിക്കും വയ്യാല്ലെ? അപ്പൊ, അഹ് എന്തെങ്കിലും ഒരു health ന്‍റെ case വന്നാ തന്നെ നമ്മുടെ കൈയിലൊക്കെ cash പോയി കിട്ടും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്ത അവസ്ഥ ആയി പോവുല്ലേ പ്പൊ. അപ്പോ insurance ഒക്കെ എടുത്തയിഞ്ഞാല്‍ കൊറച്ചും കൂടീം അഹ് കാര്യങ്ങള് ഒക്കെ കൊറച്ചു smooth ആകും. കൊറച്ചെങ്കിലും amount നമുക്ക് കിട്ടൂന്ന് എയ്ക്കാം. insurance എടുത്തിട്ടില്ലേ? ആഹ് health insurance എന്ത് insurance ആണെങ്കിലും നമുക്കത് policy ക്കെയായിട്ട് പോയിട്ട് എടുക്കാ. എത്രയായാലും നമ്മടെ അഹ് എന്താ പറയുക മൂല്യമായിട്ടുള്ള കാര്യങ്ങള് protect ചെയ്യാനുള്ളതല്ലേ. future ലേക്ക് എന്തെങ്കിലും വരുംന്നുള്ളൊരു പേടി ഒഴിവാക്കാന്‍ വേണ്ടീട്ട് നമ്മള് എടുക്കുന്നതാ insurance അപ്പ അതിനുച്ചാല് നമ്മള് policy എടുക്കാ വേണ്ടത് ശരിക്കും health insurance ഒക്കെ എടുക്കാന്‍. ആഹ് insurance ഇപ്പൊ health insurance ഇണ്ട്, life insurance ഇണ്ട്, പിന്നെ നമ്മുടെ വസ്തുക്കള്‍ ഇല്ലേ? കാറ് അങ്ങനേത്തേന് വേറെ insurance ഉണ്ട്. ഇപ്പ ഒരുപാട് online site ള്ണ്ട്, app കള്ണ്ട്. അല്ലെങ്കില്‍ കൊറേ agent മാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ശരിക്ക് വരണ്ടതാണ്, ഇങ്ങനെ insurance എടുക്കാ പറഞ്ഞിട്ട്. അഹ് കൊറേപേര് ഒരെടയ്ക്ക് ഭയങ്കര ഇങ്ങനെ rush ആയിട്ട് വന്നിരുന്നു insurance ന്‍റെ കാര്യം പറഞ്ഞിട്ട്. അല്ലെങ്കില്‍ നമുക്ക് online site ലൊക്കെ പോയിട്ട് ചെയ്യാം. അതൊന്നും കൊഴപ്പം ഇല്ല. online site ആണെങ്കില്‍ അതിലിപ്പോ കൊറച്ചു details ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മള് വായിച്ചൊക്ക. കൊറച്ചു പ്രായമുള്ളവര്‍ക്കൊക്കെയാണെങ്കി വായിച്ചു നോക്കാന്‍ ബുദ്ധിമുട്ടാ. നമുക്കൊക്കെത് വായിച്ചാ പെട്ടന്ന് മനസിലാകും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എടുക്കാം. അല്ലെങ്കില്‍ നമുക്ക് agents ന്‍റടുത്ത് പോയിക്കഴിഞ്ഞാല്‍ നമ്മള്ക്ക് അവര് കൊറേ plans കാണിച്ചു തരും. അപ്പൊ ആ plan ല് നമ്മളെ കൊണ്ട് പറ്റുന്ന plan premium എല്ലാ മാസോം അടയ്ക്കണ type ലുള്ള ഏതു plan ആണോ അതിനനുസരിച്ചിട്ടുള്ള pa~ plan വേടിച്ചിട്ട് അല്ലെങ്കില്‍ plan എടുത്തിട്ടു നമുക്കത് choose ചെയ്യാം. ആ plan choose ചെയ്യാന്‍ സാധിക്കും.

ചെല hospital ലെ cover പ്പൊ നമ്മള് ഏതു hospital ലാണോ പോണത് അതിനനുസരിച്ചിട്ടാണ് നമ്മള്‍ക്ക് കാര്യങ്ങള്‍ ഒക്കെ cover ആവുക. അപ്പൊ agent മാരോട് ചോദിക്കണം. ഏതൊക്കെയാ cover ആവണേ? പിന്നെ premium ത്തിന്‍റെ കാര്യമൊക്കെ അവര് പറഞ്ഞു തരും. നമ്മുടെ നമ്മുടെ cash എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള premium ത്തിനുള്ള policy അവര് നമ്മക്ക് പറഞ്ഞുതരും. അല്ല, online site അങ്ങനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യൊന്നുല്ല. കൊഴപ്പൊന്നുല്ലേ. ഇപ്പൊ കൊറച്ചു fraud പരിപാടികള്‍ ചെലോരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും health insurance ന്‍റെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ പ്രശ്ന്ല്ലന്ന് തോന്നുന്നു. പിന്നെ ഇപ്പ അവര് തന്നെ നമ്മളോട് പറയും. അല്ലെങ്കില്‍ അതില് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും. monthly ആയിട്ട് അയക്കാം, quarterly യായിട്ട് അയക്കാം, അല്ലെങ്കില്‍ ഒറ്റത്തവണേട്ട്, yearly last ആയിട്ട് അയക്കാം. അപ്പ അങ്ങനെ പല പല steps ഉം അതിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഏതാന്ന് വച്ചാ നമുക്ക് choose ചെയ്യാം.

പിന്നെ ഒരു contract ഇണ്ടാവും. അവരുടെ agreement കാര്യങ്ങളൊക്കെ sign ചെയ്യാന്‍. പിന്നെ എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരും. പിന്നെ അവര് തന്നെയിപ്പ നമ്മക്ക് അങ്ങോട്ട്‌ ചെല്ലാന്‍ പറ്റിയില്ലെങ്കില്‍ അവര് നമ്മക്ക് mail ലേക്ക് അയച്ചുതരും. വാട്ട്‌സപ്പ് ചെയ്തു തരും. അങ്ങനെ പല പല technologies ളേണ് നമ്മക്ക് വേണെങ്കി അതും use ചെയ്യാം. site ല് കേറിട്ടു ചെയ്യുന്നേക്കാ ന~ ചിലപ്പോ നി~ നിനക്ക് അത്ര doubt ഉണ്ടെങ്കി നീ agents ആയിട്ട്ചെ യ്താലും മതി. അങ്ങനിപ്പോ contacts ആരെങ്കിലും ഉണ്ടെങ്കില്‍ ഞാനെന്‍റെ parents നോടൊക്കെ ചോദിച്ചിട്ട് നിനക്ക് പറഞ്ഞു തരാം. അങ്ങനെ agents ന്‍റെ ഒക്കെ contact ഇണ്ടെങ്കിലേ അത് ശരിയാ. എന്തായാലും insurance എടുത്തു വയ്ക്കണ നല്ലതാ. പിന്നെപ്പ അവരും നിന്നോട് പറയാന്‍ പോണതിപ്പോ അഹ് രണ്ടു തരത്തിലൊക്കെ നമുക്ക് insurance കൊടുക്കാം. അല്ലെങ്കില്‍ രണ്ടു തരത്തിലാ നമ്മള് insuranceclaim ചെയ്യാ എന്നാണവര് പറയ. cashless ആയിട്ടും, reimbursement ആയിട്ടും. നിനക്കയിന്‍റെ difference അറിയുവോ? നിനക്കതിന്‍റെ അത് cashless ആയിട്ടാ ചെയ്യണേന്ന് വച്ചാ മുക്കിപ്പം അധികം cash ഒന്നും അടയ്ക്കേണ്ടി വരില്ല. ആഹ് അപ്പൊ hospital കാരും, insurance company യും direct ആയിട്ടുള്ള കാര്യങ്ങളാണ് deal ചെയ്യുക. പ്പ നമ്മളിപ്പ hospital ലാണെങ്കില്‍ insurance company നേരിട്ടാണ് hospital കാര്ക്ക് അടയ്ക്കുക. അതാണ് cashless അ്. പിന്നെ reimbursement എന്ന് പറയുമ്പ നമ്മള് cash full അടയ്ക്കണം. എന്നിട്ട് പിന്നെ hospital ലെ billlast ഒക്കെ ആവുമ്പ നമ്മുക്ക് summary യൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ നമ്മള്ക്ക് last insurance നമ്മള് വേണങ്കി മേടിച്ച് കൊടുക്കാം. അതാ ശരിക്കും reimbursement ഒക്കെ വരണത്. ആഹ് അതും ശരിക്കും ഒരു എല്ലാര്‍ക്കും confusion ള്ള കാര്യാട്ടോ. കാണം, എല്ലാ hospital കള്ക്കും ഇപ്പൊ insurance companies ആയിട്ട് tie up ഇണ്ടാവില്ല. അപ്പ ചെല companies tie up ആവുമ്പോ മാത്രമേ നമുക്ക് ഏർ ~രു അഹ് reimbursement അല്ലെ~ അല്ലെങ്കില്‍ cashless ന്‍റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളു, അത് നമ്മള് അവരോട് ചോദിച്ചറിയണം. പ്പൊ ഏത് hospital ആയിട്ടാ, അല്ലെങ്കിൽ ഏത് insurance company യിട്ടാണ് നിങ്ങക്ക് tie up ഉള്ളെ. പ്പൊ അതിനനുസരിച്ച് നമുക്കത് അവര്ക്ക് പറഞ്ഞു തരാന്‍ പറ്റും. നീ ആദ്യം തന്നെ പറയേണ്ടത് എനിക്കൊരു insurance വേണം. നിങ്ങടെ കൈയില് ഏതൊക്കെ plans ആണുള്ളത്? ഏതു plan ആണ് നമുക്ക് പറ്റിയത്ന്ന് തോന്നുന്നത് ന്ന് പറയുമ്പോള് അവര് നിങ്ങളോ~ അഹ് അവര് നിന്നോട് ചോയിക്കും. എത്ര amount ന്‍റെ policy ആണ് എടുക്കണേ? ഏതാണ് എടുക്കാന്‍ ഉദ്ദേശിക്കണെ? അപ്പ നീയൊരു പ~ ഒരു നിന്‍റെ അഹ് നിനക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതീല് premium ക്കെ അടയ്ക്കാന്‍ പറ്റുന്ന രീതീലുള്ള type ലുള്ളൊരു plan ന് അല്ലെങ്കിൽ ഇത്ര amonut ന്‍റെ ഇടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു plan അവരോട് പറയാം. അവര് പറഞ്ഞു തരും. ന്മ~ അവര് maximum നമ്മളെ help ചെയ്യും. health insurance കാരൊക്കെ. agents ഒക്കെ നമുക്ക് maximum help ന്നെയാ അവര് ചെയ്തു തര്യാ എന്തായാലും. ആഹ് നമുക്കിഷ്ടമുള്ള plan അനുസരിച്ച് നമുക്ക് എന്തായാലും എടുക്കാന്‍ പറ്റും. പക്ഷേ, ചെലോരുടൊക്കെ വിശ്വാ~ വിചാരം എന്താന്ന് വച്ചാ health insurance ഇടുത്താലും ഒന്നും കൈയീന്ന് ചെലവാവുന്നില്ല ന്നൊക്കെയാ ട്ടോ. അപ്പൊ cash ചെലവാവച്ച വച്ചാ അതിപ്പോ അഹ് ചെല insurance company കളില് ഒരു വിധ insurance company കളൊക്കെ എങ്ങനെയാന്ന് വച്ചാ അവര്ക്ക് consumbale ഉം, അതുപോലെ registration fees അ്, അങ്ങന്‍ത്തെയുള്ള കാര്യങ്ങള്‍ക്കൊന്നും അവര് claim ഒന്നും അനുവദിക്കില്ല. അപ്പൊ ഓരോ procedure നൊക്കെ ഓരോ upper limit ഇണ്ടാവും ആ സമയത്ത്. plan ഏതാ നല്ലതെന്ന് പ്പ അവരോട് ന്നെ ചോദിച്ചാനേ പറ്റൂ. അവരിപ്പോ ഇത്ര ഒരു വര്‍ഷത്തേക്കുള്ള plan അല്ലെങ്കില്‍ ഇത്ര സമയത്തേക്കുള്ള plan ഇത്ര premium അടയ്ക്കാനുള്ള plan ന്നൊക്കെ അവര് പറഞ്ഞു തരും. അപ്പൊ അവര് തന്നെ നമ്മക്ക് പറ‍ഞ്ഞുതരും ഏതു plan ആണ് നിങ്ങള്‍ക്ക് പറ്റിയതെന്ന്, നിങ്ങള്‍ക്ക് ഏറ്റവും apt ആയിട്ടുള്ള plan ഏതാന്നു അവര് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവ.

മാസാമാസം ഒരു amount ശരിക്കും ഇങ്ങനെ അടച്ചോണ്ടിരിക്കയാണ് നല്ലത്. അഹ് monthly വരുന്നുണ്ട്. quarterly വരുന്നുണ്ട്. അതുപോലെ year അവസാനം end ലും വരുന്നുണ്ട്. ഞാനെപ്പോഴും ഒക്കെ monthly ചെയ്യണേ. കാരണം, year last ക്കെയാകുമ്പോ നമുക്ക് ഭയങ്കര financial burden നായിരിക്കും. നമുക്കെല്ലാം കൂടി ചിലപ്പോ താങ്ങാന്‍ പറ്റീന്ന് വരില്ല. അപ്പൊ എപ്പോഴും നല്ലത് monthly monthly കുറേശ്ശെ payment ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാലാണ് ഏറ്റോം നല്ലത് ഇണ്ടാവ. അതിപ്പോ ഒറ്റ കൊല്ലായിട്ട് അടച്ചാ ചെലപ്പോ discount ഒക്കെ അവര്ത രും. ചെല companies ലല്ലെങ്കില്‍ ചെല insurance ല് discount ഒക്കെ തരും. പക്ഷേ അത് നമുക്ക്‌ ബുദ്ധിമുട്ടായിരിക്കും. കാരണം, കൊല്ലാവസാനം ആവുമ്പോ ഇതെപ്പോഴും ഇങ്ങനെ അഹ് എന്താ പറയ അഹ് നമ്മളോര്‍ത്തോണ്ടിരിക്കണ്ടേ last ആവുമ്പ. പിന്നെ ആ സമയത്ത് നമുക്ക് വേറെ വല്ല ചെലവു വന്നാ നമ്മള് ശരിക്കും കാശ് എപ്പോഴും നമ്മടെ കൈയിലിങ്ങനെ എപ്പഴും നമ്മള് ഇടുത്തു വച്ചോണ്ടിരിക്കില്ലല്ലോ. ആവശ്യം വന്നാല്‍ അപ്പൊ നമ്മളത് ആഹ് കൊടുക്കുവല്ലോ. അപ്പൊ ആ സമയത്തേക്ക് നമ്മക്കത് ചെലപ്പ ബുദ്ധിമുട്ടായിക്ക് തോന്നും. ഭയങ്കര അഹ് നഷ്ടായിട്ട്‌ ഒക്കെ തോന്നും. അങ്ങനെ കൊറേ burden ആയി തോന്നും. അപ്പൊ മാസാമാസം അടയ്ക്കുന്നതാണ് ഞാന്‍ opt ചെയ്യ എപ്പോഴും. ഉം അതൊക്കെ ഓര്‍മ്മിപ്പിക്കും. നമ്മക്കെന്തായാലും message വരും. നിങ്ങള്‍ക്കിത്ര due ഉണ്ട്. അതിത്ര അടയ്ക്കാന്‍ ണ്ട്. ഇനിപ്പോ fine ഇണ്ടെങ്കില്‍ അതവര്ക്ക്‌ പറയാനുണ്ടാവും. അതൊക്കെ എന്തായാലും message വന്നോണ്ടിരിക്കും. അതൊന്നും കുഴപ്പില്ല. അതൊക്കെ നമുക്ക് ഓര്‍മ്മിപ്പിക്കാന്‍ പറ്റും. ആഹ് ചെല സമയത്ത് ഈ last ലായിട്ടൊക്കെ അടച്ചു കഴിഞ്ഞാ discount ഉം, കാര്യങ്ങളൊക്കെ കിട്ടും. അതും ചെല time ല് മാത്രേ അതൊക്കെ കിട്ടൂന്നുള്ളൂന്നാണ് എന്‍റെ വിശ്വാസം. അത് എല്ലാവരും ആ ഒരു discount തന്നോളണന്നില്ല. പക്ഷേ, അത് discount ഉള്ളതും ഉണ്ട്. അങ്ങനെ ഒറ്റത്തവണേയിട്ട് അയക്കുമ്പ discount ഉള്ളതും ഉണ്ട്. അതു ശരിയാ. discount ഒക്കെ കിട്ടിയാ ഭയങ്കര നല്ലതാ. അതിപ്പോ അവര് കൊറേ, അഹ് ചെല രോഗങ്ങള്‍ക്കൊന്നും അവര് ചെലപ്പോ ആ ഒരു ആഹ് എന്താ പറയ്ക ഒരു കാശ് അവര് നിശ്ചായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഞാനൊരു നേരത്തെ ഒരു upper limit ന്‍റെ കാര്യം പറഞ്ഞില്ലേ. അപ്പ അതിലെന്ന് വച്ചാല്‍

ആ സമയത്ത് നമ്മളൊരു പതിനഞ്ചു ലക്ഷത്തിന്‍റെ ആണ് amount എടുക്കേന്ന് വച്ചാ നമ്മക്കാ പതിനഞ്ചു ലക്ഷം full ചെലവാക്കാനൊന്നും പറ്റില്ല ആ സമയത്ത്.

അങ്ങനെ ഓരോരോ particular കാര്യങ്ങള്‍ക്കു അവര് കൊറച്ചു amount വച്ചിട്ടുണ്ടായിരിക്കും. അപ്പ അതനുസരിച്ച് മാത്രെ നമുക്ക് അഹ് pay ചെയ്യാന്‍, അല്ലെങ്കില്‍ ആ ഒരു അഹ് coverage നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളീ പറഞ്ഞ കാശ് അല്ലെങ്കിലീ ഇപ്പൊ അഞ്ചു ലക്ഷത്തിനു നമ്മള് പറഞ്ഞു. പത്ത് ലക്ഷത്തിനു നമ്മള് പറഞ്ഞു. അതിനനുസരിച്ചുള്ള കാശ് ഒന്നും നമുക്ക് full ആയിട്ട് കിട്ടികൊള്ളണംന്നില്ല. അത് അഹ് cashless ന്ന് അഹ് പറയുമ്പോ നമ്മള് അഹ് എപ്പഴും നമ്മള് വിചാരിക്ക cashless എടുത്താപോരെ. അല്ലെങ്കി reimbursement എടുക്കണോ ന്നൊക്കെയുള്ളൊരു സംശയം ഇണ്ടല്ലൊ. അപ്പൊ

ചെല insurance company ല് നമ്മള് എപ്പോഴും കുറച്ചടയ്കണം. ബാക്കി മാത്രെ അവരടയ്ക്കുള്ളൂ. നമ്മളൊരു അതായത് ഒരു അഞ്ചു മുതല്‍ പത്ത് ശതമാനം വരെയുള്ള amount നമ്മള് ചെലപ്പോ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കി വേറെ ചെല insurance policy യില് വച്ചിട്ട് അവര് ചെലപ്പം അത് full അടയ്ക്കും. നമ്മക്ക് പഷെ ചെല hospital കാര് നമ്മളോട് കുറച്ചു safety deposit ആയിട്ട് എന്തെങ്കിലും അടയ്ക്കാനോക്കെ പറയും. അപ്പൊ അതൊക്കെ അടച്ചു വരുമ്പോ നമുക്ക് cashless ആണോ reimbursement ആണോ നമ്മളിപ്പം ഏതാ തെരെഞ്ഞെടുക്കേണ്ടേന്ന് നമുക്ക് തന്നെ ഒരു confusion വരും. insurance company ക്കും ഇതേവരെയായിട്ട് tie up ഇണ്ടെങ്കില് ഈ cashless കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ ഈ reimbursement ന്ന് പറയുമ്പോ നമ്മളീ cash full അടക്കണം. പിന്നെ hospital കാര് bill ഉം, dischrage summary ക്കെ നമ്മക്ക് തരൂല്ലോ. അപ്പ അതൊക്കെ വാങ്ങീട്ടാണ് ബാക്കി നമ്മടെ insurance കാര്യങ്ങള് നടക്കുക. cashless ല് പറേമ്പോ നമ്മള് അധികം cash ന്നും അടയ്ക്കേണ്ടി വരില്ല. hospital കാരും, insurance കാരൊക്കെയാണ് കൂടുതല്. അല്ലെങ്കില്‍ insurance company യായിട്ടാണ് കൂടുതല് tie up വര്യ. അങ്ങനെയാണേല് രണ്ടിന്‍റെയും main വ്യത്യാസം വരണത്. അഹ് എല്ലാ hospital ലും cashless നടക്കില്ല. അതിപ്പോ ചെലരൊക്കെയായിട്ടെ tie up ഇണ്ടായിരിക്കുള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞപോലെ അതിപ്പോ അവരനുസരിച്ചിരിക്കും. പിന്നെ ചെല രോഗങ്ങള്‍ക്ക് ഞാന്‍ പറഞ്ഞൂലോ. ഇപ്പൊ അഹ് നമ്മള്‍ക്കിപ്പൊ operations അ് ചെല കാര്യങ്ങളൊക്കെ വരുമ്പോള് ഏതു തരം procedures നമുക്ക് ചെയ്യേണ്ടേച്ചാ ഇപ്പ cancer ഉം, അല്ലെങ്കില്‍ അഹ് ഈ വന്ത്യത treatment നൊക്കെ അവര് ചെലപ്പോ ഈയൊരു coverage ഒന്നും കൊടുക്കാന്‍ സാധ്യതയില്ല. എന്നാ വേറെ ചില മറ്റു ചില രോഗങ്ങള്‍ക്കൊക്കെ അവര് ചെലപ്പം ഈ coverage കൊടുക്കാനുള്ള chance ഉണ്ട് ശരിക്ക് അങ്ങനെയൊക്കെയാ പറയേണ്ടത്. അതിനൊക്കേണ് priority കൊടുക്കേണ്ടത്. പക്ഷേ ചെല കം~ അഹ് ഇതിനു cancer ഉം അങ്ങനത്തെ ഈ വന്ധ്യതാ ഇതൊക്കെ. ഇതൊക്കെ എല്ലാവര്ക്കും വരണ case അല്ലല്ലോ. വന്നു കഴിഞ്ഞാ നമ്മളുടെ അടുത്തെ cash full പോവും. അത് വേറെ കാര്യം. പക്ഷേ ശാസം ഇതിന് കൂടുതലായിട്ടൊന്നും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല. ബാക്കി ചില diseases നൊക്കെ ഇവര് കൂടുതല് കൊടുത്തു കണ്ടിരിക്കണത്. അഹ് private hospital ല് തേ health insurance അവരേതൊക്കെ ക~ hospitals ആണോ insurance ആയിട്ട് cover ചെയ്യ അത് നമ്മള് കൊടുത്തിട്ടിണ്ടായിരിക്കും. ആ plan ലിപ്പൊ ഏതൊക്കെ hospitals ഇണ്ടോ, അല്ലെങ്കില്‍ അഹ് നമ്മളിപ്പ ആ plan മുക്ക് കാണിച്ചു തരുമ്പോള്‍ അതില് കുറെ hospitals ന്‍റെ പേരിണ്ടാവും. അതില് private hospital ചെലതൊക്കെയുണ്ടാവും. പ്പ അതൊക്കെ ചെലത് cover ചെയ്യന്ന്ണ്ടാവും, പക്ഷേ, അത് പഷെ, നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം ഏതൊക്കെയാ cover ചെയ്യണേന്നൊക്കെ. ആഹ് അതൊക്കെ നമ്മക്ക് അറിയാന്‍ പറ്റും. പിന്നെ പ്പ നമ്മള് എത്ര amount ആണോ, pay ചെയ്യണെ, അല്ലെ എത്ര amount ആണോ insurance എടുക്കണെ, അതൊക്കെ നമ്മടെ ഇഷ്ടാണ്. നമുക്കിപ്പോ എത്ര premium അടയ്ക്കാന്‍ പറ്റും നമുക്ക് അത്രയും എടുക്കാം. പിന്നെ നമ്മള് കൂടുതല്‍ amount ന്‍റെ insurance ഇടുക്കണം വച്ചാല്‍ നമ്മള് കൂടുതല് premium അടച്ചോണ്ടിരിക്കേണ്ടി വരും. അത് പിന്നെ must ആയിട്ടുള്ളൊരു കാര്യാണ്. നമ്മടെ എടുക്കുന്ന insurance അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങള് വരിക.

ചെലോര് പറയും ഇത്ര പെട്ടന്ന് എടുക്കണോ? അഹ് ചെറിയ ഇതില് എടുക്കാം. ചെലോര് നമ്മളെ വളരെ ചെറിയ age ല് തന്നെ എടുക്കാന്‍ പറയും. അതിനു കാരണം എന്താന്നു വച്ചാല് ആ സമയത്ത്ന നമുക്കധികം അസുഖങ്ങള് വരാന്‍ chance ഇല്ലല്ലോ. ഇപ്പൊ അഹ് വയസായിട്ട ആള്‍ക്കാരാണെടുക്കണേ ന്ന് വച്ചാ അവര്‍ക്ക് കൊറച്ചു claim ചെയ്യാന്‍ സാധ്യത കൂടുതലാ. കാരണം അവര്‍ക്ക് കൊറച്ചു രോഗങ്ങളൊക്കെ ഇണ്ടാവുലോ. പിന്നെ അവരെ എപ്പോഴും test ചെയ്യും. അവര്ക്ക് pre-existing ആയിട്ടെന്തെങ്കിലും രോഗങ്ങളുണ്ടോ? അതൊക്കെ test ചെയ്യും. അപ്പൊ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇണ്ടെങ്കില് അവരെ ക്~ അത് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ, അവര്ക്ക് blood test ഒക്കെ ചെയ്യാനായിട്ട് പറയും ചെല സമയത്ത്. അത് ശരിയാ ട്ടോ. ചെല health അഹ് hospital ലെ ചെല health card ന് അങ്ങനെയൊക്കെ കേസുകള്‍ ഉണ്ട് തോന്നണു ട്ടോ. പിന്നെ ചെല insurance policy നമ്മളിപ്പോ വയസായാലും, ചെലവരുടെ വയസായില്ലെങ്കിലും. blood test ഒക്കെ ചെയ്യാന്‍ പറയും. കാരണം അവര്‍ക്ക് അറിയണല്ലൊ pre-existing disease ഇണ്ടോന്ന്. Pre-existing disease ഇണ്ടെങ്കി ഒരിക്കലും insurance അ് അല്ലെങ്കില് health insurance ഇടുക്കുമ്പോ അവരത് coverage കൊടുക്കുന്ന് തോന്നുനില്ല ട്ടോ. പുതുതായിട്ട്‌ വരണ അല്ലെങ്കി പെട്ടന്ന് വരുന്ന disease നൊക്കെയാണ് അവര് എപ്പളും coverage കൊടുക്ക. ആഹ് health insurance എടുക്കണം ന്ന് നിര്‍ബന്ധം തന്നെയാ. പന്നെ അത് എത്രയായാലും നമ്മടെ കാര്യങ്ങളൊക്കെ protect ചെയ്യാനും, നമ്മക്ക് ഭാവിയിലെന്തെങ്കിലൊക്കെ ആവശ്യം വന്നാ ആ cash നമുക്ക് എത്രേലും useful ആകൂലോ. അപ്പൊ അതിനു വേണ്ടീട്ടാണ് ഈ health insurance main ആയിട്ട് എടുക്കാനൊക്കെ പറയണത്. പിന്നെ government health cards ലാണെങ്കിലും കൊറേ കാര്യങ്ങള് അവര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൂടുതല് burden ന്നും ഏട്ടും വരുന്നുണ്ടാവില്ലേ health insurance എടുക്കുമ്പോ. അതിപ്പോ നമ്മക്ക് എത്രയാണോ അടയ്ക്കാന്‍ പറ്റുക അതിനനുസരിച്ചിട്ടുള്ള policy നമ്മക്കെടുക്കാന്‍ പറ്റും, എത്രയോ ലക്ഷത്തിന്‍റെ policies ഇണ്ട്? അല്ലെങ്കി കൊറച്ചു amount ന്‍റെ policies ഇണ്ട്?

ആ cash കിട്ടുമ്പോ അത് maintain ചെയ്യണം. കാരണം, hospital ലൊക്കെ കേറിയാ ഭയങ്കര ചെലവ് തന്നെ. നമുക്ക് അറിയാലോ ഇപ്പൊ inflation വന്നിട്ടും, കൊറോണ വന്നിട്ടൊക്കെ എത്ര ചെലവാ ഓരോര്ത്തര്ക്ക് വരണേ. അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള premium എന്തായാലും premium അടയ്ക്കാന്‍ പറ്റുന്ന രീതീലുള്ള policy ഇടുക്ക ന്നെയായിരിക്കും നല്ലത്. എന്‍റെ അഭിപ്രായത്തില്‍ അത് തന്നെയാ നല്ലത്. എന്നാലല്ലേ നമുക്ക് കൂടുതല് coverage കിട്ടുള്ളൂ. നമുക്ക് ഒരു പത്തു ലക്ഷത്തിന്‍റെ policy എടുത്ത് നമ്മക്ക് hospital ചെലവ് അതില് കൂടുതല് വന്നാ നമ്മള് claim ചെയ്യുമ്പോ ഇരുവത് ലക്ഷം വരെ നമുക്ക് കിട്ടാന്‍ ള്ള chance ഇണ്ട്. പ്പ അങ്ങനെയുള്ള സന്ദര്‍ഭങ്ങളിലൊക്കെ നമ്മള് കുറച്ചു കൂടുതലായിട്ട് ഇടുക്കുന്ന നല്ലതെന്ന് എന്‍റെ അഭിപ്രായം. ആഹ് health insurance എന്നാ health ഉമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നണത്. health ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തേലും issues വന്നാലാണ് health insurance വര്യ. life insurance ന്ന് പറേണത് പെട്ടന്ന് ഒരു കുടുംബത്തിലെ അഹ് work ചെയ്തിരുന്ന അല്ലെങ്കില് earnings നടത്തിയിരുന്ന ഒരാള് പെട്ടന്ന് മരിച്ചു പോവാണെങ്കില് ആ കുടുംബത്തിനു നമുക്ക് provide എയ്യാന്‍ പറ്റുന്ന insurance നെയാണ് നമ്മള് life insurance എന്ന് പറയ. അതേ, അതേ, അതെ. അതിപ്പോ health ആണെങ്കിലും, life ആണെങ്കിലും, ഏതു type insurance ആണെങ്കിലും എന്തായാലും ഒരെണ്ണം എടുത്തേക്കണെ നല്ലതാ. പിന്നെ, നമ്മടെ ഞാന്‍ നേരത്തെ പറഞ്ഞപോലെ വസ്തുക്കള്‍ക്ക് വേണ്ടീട്ട് കാറ് അതിനൊക്കെ വേണ്ടീട്ട് insurance എടുക്കണ നല്ലതാ. എന്തായാലും അമ്മൂമ്മേടെ പേരില്‍ ഒരെണ്ണം പെട്ടന്ന് എടുക്കുകയായിരിക്കും ഏറ്റോം നല്ലത്. കാരണം, എപ്പോഴാ ആവശ്യം വര്യ എന്നറിയില്ല. family ക്ക് മൊത്തം ഒരു insurance എടുക്കേവും നല്ലത്. ഉം അതേയതെ, എന്തായാലും എടുത്തോ. എന്നാ ശരിയെടാ, bye വേറെ വിശേഷൊന്നുമില്ല. ശരീട്ടോ, അപ്പൊ സുഖായിട്ടിരിക്ക് bye